അപ്പൊ free fire അങ്ങനെയാണല്ലേ സംഭവങ്ങൾ അല്ലെ? ആഹ് free fire അടിപൊളിയാണ്

ആഹ് പിന്നെന്താ? പിന്നെന്തൊക്കെയാ പിന്നെ അവിടെ യൂട്യൂബർസ്‌ ഉണ്ട് അങ്ങനെ കുറെ ലൈവ് ഇടുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് നല്ല പൈസയുണ്ടാക്കുന്നത് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ നല്ല പൈസയുണ്ടാക്കാം ഗെയിം കളിച്ചിട്ട് പൈസയുണ്ടാക്കാം പന്ത്രണ്ടു മില്യൺ നല്ലോണം കളിക്കുക, stream ഒക്കെ ഇടുക free fire കളിച്ചിട്ട് നല്ല യൂട്യൂബർ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഭാവി ഉണ്ടാവും യൂട്യൂബർ ആയിട്ട് ആഹ് കുറെ players നെ ഒക്കെയെടുത്തിട്ട് ആഹ് അങ്ങനെ free fire കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ രക്ഷപ്പെട്ടിരുക്കുന്നല്ലേ youtube channel ഒക്കെ തുടങ്ങിയ അടിപൊളി പിന്നെന്താ?

അതാണ് ഓര് കുറെ ലക്ഷങ്ങൾ ഒക്കെയുണ്ടാവും ഒരൊക്കെ രക്ഷപെട്ടു free fire എന്ന അങ്ങനെ ഒരു ഇതുള്ളകൊണ്ട്

കുറെ map ഉം, കുറെ തോക്കും, ഡ്രസ്സും, event കളും, collaboration അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് കട, വീട്, ഡ്രസ്സ്, കാർ, ബാഗ്

നല്ല അടിപൊളി പൈസേന്റെ ഇതുണ്ട് skating board ഒക്കെ പൈസ ഇങ്ങനെ മറ്റേ ഇതുകൊണ്ട് ഇങ്ങനെ അതേപോലെ ഇങ്ങനെ പറക്കും skate board, skate board ആഹ് മറ്റേത് ഞാൻ കണ്ടിട്ടുണ്ട് സംഭവം അടിപൊളിയാണ്

ഞാൻ കുറെ subscription ഉം പിന്നെന്താ പക്ഷെ അതിനുള്ളയുണ്ടട്ടോ

voucher പിന്നെയെന്താ diamond royale, gun skin, blue wall പിന്നെയെന്താണ് പിന്നെ മറ്റേ ഇതൊക്കെ കിട്ടും skating board, parachute എന്തോക്കെകെയോ കിട്ടും ആഹ് പിന്നെന്താ? പിന്നെ ഞാനിപ്പോ കളികളൊക്കെ ഉണ്ട് എന്നാലും പോക്കാണ് ഇപ്പൊ four star

heroic ആദ്യമൊക്കെ നല്ല risk ആയിരുന്നു ഇപ്പൊ ഈ reviving ന്റെ സംഭവങ്ങൾ ഒക്കെയുണ്ട് token കൊടുത്തിട്ടും അല്ലാതെയൊക്കെ അതുകൊണ്ട് പെട്ടെന്നു ഒന്നും ചാവൂല, squad കളിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്താ heroic ഒക്കെ സുഖമായിട്ട് എത്താം grandmaster എത്താണെങ്കി നല്ല pushing ഉം push ചെയ്തു ഇങ്ങനെ കളിക്കണം കുറെ നേരം ചാവാതെ നിക്കണം top ten ഒക്കെ കേറി അങ്ങനെ കളിക്കണം എന്നാലും എടുത്തു കളിക്കേണ്ടി വരും പക്ഷെ സംഭവം working ആണെങ്കിലും കുറെ കളിച്ചു കളിച്ചു ഇങ്ങനെ ഇരിക്കണം എന്നാലേ grandmaster ഒക്കെ എത്തൂള് എല്ലാ കളി ജയിക്കലും top two ഉം അങ്ങനെ കുറെ നല്ല squad ഉം വേണം

പിന്നെയെന്താ കളിയൊക്കെ എങ്ങനെയാണ് മറ്റേ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഈ പോക്കലൊന്നും ഇങ്ങനെ ചത്ത് കഴിഞ്ഞ ഇല്ല ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ revive ചെയ്യാൻ മാത്രമേ പറ്റൂള് glue wall ഇടുക revive ചെയുക അല്ലെങ്കി ചാവുക പക്ഷെ അന്നൊക്കെ grand master നല്ല അടിപൊളി players ഇപ്പൊ എല്ലാവരും ഇങ്ങനെ പൊക്കി പൊക്കി

നമ്മൾ ഇങ്ങനെ push ചെയ്തു കളിക്കണം അതേപോലെ തന്നെ നമ്മൾ പിന്നെ വെച്ച് കഴിഞ്ഞ അതിങ്ങനെ എന്താ നമ്മൾ

അത്യാവിശ്യം കുഴപ്പമില്ലാത്ത team ഉണ്ടായ മതി എന്താ പറയുക അത്യാവശ്യം കളിക്കേം വേണം എന്നാലേ സംഭവം നടക്കൂള് എങ്ങഎങ്ങനെ heroic വരെ എത്തുമ്പോൾ എങ്ങനൊക്കെയാണ് ആഹ് order ഒന്ന് പറഞ്ഞു തന്നെ

four പിന്നെ silver one, silver two, silver three, silver four എന്താണ് gold one, gold two, gold three gold four പിന്നെന്താ platinum one, platinum two, platinum three, four, diamond ഇതുകഴിഞ്ഞ പിന്നെ one, two, three അങ്ങനെ പിന്നെ heroic അടിക്കണം അവിടെന്നുവേണം grandmaster ലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഹ് grandmaster ഇതാക്കാൻ തന്നെ ഭയങ്കര risk തന്നെയാണല്ലോ അപ്പൊ? അത്യാവശ്യം നല്ലോണം നല്ല kill എടുക്കണം, പൊക്കം എല്ലാം ചെയ്യണം എന്നാലേ പറ്റൂള്

ഞാൻ അങ്ങനെ grand master രണ്ടു വട്ടം അടിച്ചതാണ് എനിക്ക് മാത്രമേയുള്ളു ഇവിടെ grand master അടിക്കാനുള്ള ഇതുള്ളത്

അഹ് അങ്ങനെ ഒക്കെയുണ്ടല്ലേ പിന്നെയെന്താ വേറെ അന്റ team, squad എങ്ങനെയുണ്ട് അടിപൊളി ടീമാ?

grand master അടിക്കാൻ kill ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല last survive ചെയ്തു നിക്കണം എന്നാലേ plus കിട്ടോളൂ

പിന്നെന്താ കുറച്ചു ഒന്നും പോരാ പത്തു ഇരുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് കളിയൊക്കെ കളിക്കണം എന്നാലേ grandmaster അടിക്കൂള് എത്തൂന്ന് സംശയമാണ്

പിന്നെ മറ്റേ ഇതുണ്ടല്ലോ എല്ലാവരും iphone നാണ് കളിക്കുന്ന ആകുമ്പ നല്ല smooth ഉണ്ടാകും നല്ല clarity ഉണ്ടാകും പക്ഷെ ഇതിൽ നല്ല smooth ആണ് ഇപ്പ android ലാണ് ഞാൻ ആദ്യം കളിച്ചിരുന്നത് android ഇൽ പക്ഷെ കുറച്ചു ഗതികേടാണ് കളിക്കാൻ പക്ഷെ ഇത്ര smooth ഉണ്ടാവൂല കുറച്ചു hang ഉണ്ടാവും അതിപ്പോ അന്റെ iphone ഏതാ? ഇപ്പൊ iphone eleven, eleven pro ഇത് അടിപൊളിയാണ് ഇതാകുമ്പോ അത്യാവശ്യം charge നിക്കുന്നുണ്ട് battery അത്യാവശ്യം capacity ഉള്ളതാണ് അതുപോലെതന്നെ

അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ ഇതിൽ കളി തുടങ്ങിയിട്ടാണോ grandmaster അടിച്ച്? ആഹ് ആദ്യം ഞാൻ android ലാണ് തുടങ്ങിയത് master അല്ലെങ്കിൽ അപ്പൊ കളിക്കാൻ ഭയങ്കര ആൾക്കാരൊക്കെ ഭയങ്കര lag അടിക്കും അങ്ങനെ hackers ഉം കാര്യങ്ങളും ഒക്കെ വരും ഇപ്പോ ഇതായി കഴിയുമ്പോ hacker നെ എടുത്തു head shot അടിക്കും ഞാൻ hacker മാരുടെ ശല്യം കുറവാണ് ഞാൻ അത്യാവിശ്യം നല്ല രീതിയിൽ കളിക്കണ കൊണ്ട് കൊഴപ്പമില്ല team mates ഒക്കെ പിന്നെന്താ പിന്നെ hacker മാരൊക്കെ വരുമ്പളെ കുറച്ചു പെട്ടെന്നു പെട്ടെന്നു കളി തീരും അങ്ങനെ ഒരു കാര്യമുണ്ട് പെട്ടെന്നു പിടിക്കുന്നുണ്ട് ആദ്യമൊന്നും പെട്ടെന്ന് അങ്ങനെ ഇടക്ക് ഇടക്ക് ഇങ്ങനെ വരും കുറെ hacker മാർ ഇപ്പൊ കുറെ കുറഞ്ഞിട്ടുണ്ട് hacker മാർ എന്നുവെച്ച പുതിയ bot account കേറ്റുക അങ്ങനെ അതിങ്ങനെ എന്താ report ചെയ്തു കഴിഞ്ഞാൽ നമ്മുക്ക് ചിലപ്പോൾ ban കിട്ടും players ന് reward ഒന്നും കിട്ടണില്ല അങ്ങനത്തെ ഒരു എന്തെങ്കിലും കൊടുക്കണം എന്നാലേ എല്ലാവരും report ചെയ്യുള്ളു അപ്പൊ കുറെ hackers മാരെ കിട്ടും കാര്യങ്ങൾ എന്തെങ്കിലും വെച്ചാൽ

ആഹ് ഇപ്പൊ hacker മാർ പോയി കഴിഞ്ഞ minus ന്റെ scene ഉണ്ടാവൂല്ലല്ലോ നമ്മൾ ഇപ്പൊ എന്താ hacker മാരെ അടിച്ചു കൊന്നു കഴിഞ്ഞ minus ആയി ഇപ്പ hackers മാർ കൊന്നാലും report ആയി കഴിഞ്ഞാലും നമ്മള്ക്ക് ആ plus കിട്ടൂല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ free fire ഇൽ ഒരു മേഖലയാണ് ഇത് ഇവർ നന്നാക്കണം അഹ് ഇത് അല്ലെ players നിർത്തൂലെ ഉം

apps, , daily live stream ഒക്കെ ചെയ്യണ അതിലൊക്കെ ചെയ്തു കഴിഞ്ഞ നമ്മുക്ക് നല്ല career ഉണ്ടാക്കാം എന്താ പറയുക നല്ലതാണ് എന്തെങ്കിലും കഴിവ് ഉണ്ടാകണ്ടേ ഒരു gamer ആയി കഴിഞ്ഞ നല്ല profession നല്ല പൈസ ഉണ്ടാക്കാം

ഒരുരുത്തരുടെ കഴിവ് ഓരോന്നില്ലല്ലേ?

ചത്ത് കഴിഞ്ഞ ചത്തു പക്ഷെ ഇവരാകുമ്പോൾ നമുക്ക് പൊക്കി one tap head shot അടിച്ചൊക്കെ കേറ്റാം